ആറു ഏഴ്. മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം അയിമ്പതിഒന്ന് A ഏത് committee യുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയില് കൂട്ടിച്ചേർത്തത്? സ്വരണ്‍ സിംഗ് committe

പത്ത്‌ മൗലിക കടമകൾ ആണ്

നി നിക്ഷിപ്തമായിരിക്കുന്നതാണ് രാഷ്ട്രപതിയിൽ. രാഷ്ട്രീയത്തിൻ്റെ തലവൻ എന്നറിയപ്പെടുന്നത് president ആണ്. കേന്ദ്രമന്ത്രിസഭയുടെ തലവൻ എന്നറി അറിയപ്പെ അറിയുന്നത് പ്രധാനമന്ത്രിയാണ്. Indian പ്രഥമ പുരുഷൻ എന്നറിയപ്പെടുന്നത് രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ സർവ സൈന്യാധിപൻ എന്നറിയപ്പെടുന്നതും രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് Parliament ഇലെയും, സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾപ്പെടുന്ന electral college ആണ്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് commission ആണ്

ഒരു വ്യക്തിക് എത്ര പ്രാ പ്രാവശ്യം വേണമെങ്കിലും ഇന്ത്യ president സ്ഥാനം വഹിക്കാവുന്നതാണ്. രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് supreme കോടതി chief justice ആണ്. രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് supreme കോടതി chief justice ആണ്. രാഷ്‌ട്രപതി രാജി കത്ത് സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്കാണ്. രാഷ്‌ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതിയെ തൽ തൽസ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യുന്ന നടപടിക്രമം ആണ് Impeachment

ലംഘനമാണ്. രാഷ്ട്രപതിയെ Impeachment ചെയ്യുന്നതിനുള്ള ഭരണഘടനാ വകുപ്പ് Article അറുപത്തി ഒന്നാണ്. പതിനാലു ദിവസത്തെ മുൻ‌കൂർ notice നൽകിയതിന് ശേഷം രാജ്യസഭയിലോ, ലോകസഭയിലോ Impeachement പ്രമേയം അവതരിപ്പിക്കാവുന്നതാണ്. Impeachment പ്രമേയം അവതരിപ്പിക്കാൻ സഭയുടെ നാലിലൊരു അംഗങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. Impeachment പ്രമേയം pass ആക്കണമെങ്കിൽ സഭയുടെ മൊത്തം അംഗസംഖ്യത്തിൻ്റെ മൂന്നിൽ രണ്ടു ഭാഗം ഭൂരിപക്ഷം ആവശ്യമാണ്. ഇന്ത്യയിൽ ഇതുവരെ ഒരു രാഷ്ട്രപതിയെയും Impeachment വിധേയമാക്കിയിട്ടില്ല. രാഷ്‌ട്രപതി സ്ഥാനം ഒഴിവു വന്നാല്‍ എത്ര കാലത്തിനുള്ളില്‍ പുതിയ രാഷ്ടപതിയെ തെരഞ്ഞെടുക്കണം? ആറു മാസത്തിനുള്ളില്‍. രാഷ്ടപതിയുടെ അഭാവത്തില്‍ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയുടെയും, ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ ചുമതല നിർവഹിക്കുന്നത് supreme കോടതി chief justice ആണ്.

ലോകപ്രശസ്ത വാസ്തു വസ്തുശി വാസ്തുശിപ്പി എഡ്വിൻ ല്യൂട്ടിനാണ് മന്ദി മന്ദിരം രൂപകൽപ്പന ചെയ്തത് ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതിയാണ് Doctor രാജേന്ദ്രപ്രസാദ്. രണ്ടുപ്രാവശ്യം രാഷ്ട്രപതിയായ ഏക വ്യക്തിയാണ് Doctor രാജേന്ദ്രപ്രസാദ്.

Hello നമസ്‌കാരം Indian സൈന്യം Indian രാജ്യത്തിൻ്റെ സൈന്യം Indian സൈന്യം പ്രധാനമായും കരസേന നാവിസേന വായുസേന Indian തീര സംരക്ഷണ സേന എന്നിവയാണ് ഇത് രൂപകൽപിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ സുരക്ഷയ്ക്കും അതിർത്തി സംരക്ഷണത്തിനുമാണ് Indian സൈന്യത്തിൻ്റെ പരമാധി Indian രാഷ്ട്രപതി ആകുന്നു Indian സൈന്യം സൈന്യബലം total armed force എന്ന് പറഞ്ഞാല് രണ്ടു ലക്ഷത്തി നാപ്പത്തിയൊന്നായിരത്തി ഏഴുന്നൂർ ഒരു ലക്ഷത്തി നാപ്പത്തിഒന്നയിരത്തി നാലായിരം total മൂന്ന് കോടി great മൂന്ന് കോടി Indian കര സേന ഭാരതീയ കര സേന Indian കര സേന Indian കര സേന എന്ന പറഞ്ഞാരുടെ അയാസ്ഥാനം ന്യൂ ഡൽഹിലാണ് ചരിത്രവും പാരമ്പര്യവും Indian

വ്യക്തികൾ കര സേന മേധാവി പദവികളും medal ലുകളും Indian സൈനിക പ്രവർത്തനങ്ങളുടെ ചുമതല സേന വിഭവങ്ങൾ ഇന്ത്യയുടെ കര സേന പതിനൊന്നു ലക്ഷത്തിലേറെ stay അംഗങ്ങളും പത്തു ലക്ഷത്തോളം ദശാ അംഗങ്ങളും ചേർന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ കര സേനയാണ് Indian കര സേന ഒന്നാം സ്ഥാനം ഇപ്പോഴും നേടിയിരിക്കുന്നത് ചൈനയാണ് അതിർത്തി കാത്തു രക്ഷിക്കുകയും രാജ്യത്തെ സമാധാന പരിപാലനത്തിനും സുരക്ഷയ്ക്കും വേണ്ടി പ്രവർത്തിക്കുകയും ക്രയം ങ്ങൾക് എതിരെ പ്രവർത്തിക്കുകയും അടിയന്തര ഘട്ടങ്ങളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ആണ് കര സേനയുടെ പ്രധാന ധർമ്മങ്ങൾ

എന്ന് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിഏഴിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കര സേന മേധാവി general sir റോബർട്ട് ലോക്ഹാർട്ട് ആയിരുന്ന ആയിരത്തി എഴുനൂറ്റി അറവത്തഞ്ചു റോബർട്ട് ക്ളൈവ് ആണ് ഇന്ത്യയിൽ ആദ്യമായി cantonment സ്ഥാപിച്ചത് സൈനികരെ ഒരിടത്ത് സ്ഥിരമായി പാർപ്പിച്ചു അവർക്ക് അച്ചടക്കവും സൈനീക ജീവിത അന്തരീക്ഷവും പ്രദാനം ചെയ്യുന്ന സൈനികർത്തവങ്ങളാണ് cantonment എന്നു പറയുന്നത് ഇപ്പോൾ ഇന്ത്യയുടെ അറുവത്തിരണ്ട് cantonment രാജ്യത്തെ ഏറ്റവും വലിയ cantonment പഞ്ചാബിലെ ഭട്ടിണ്ട യിലാണ് കേരളത്തിലെ cantonment കണ്ണൂരിലാണ് ഇന്ത്യ പാക് വിഭജനത്തെ തുറന്ന് നിലവിലുണ്ടായിരുന്ന സേനയെ രണ്ടായി വിഭചിച്ചു അതിർത്തി ഒരു വിഭാഗം പാകിസ്താനു വിട്ടുകൊടുത്ത സ്വാതന്ത്യ്രം ലഭിച്ചയിനു ശേഷം കുറച്ചു കാലത്തേക്ക് കൂടി Indian കരസേനയിൽ ബ്രിട്ടീഷുകാർ തുടർന്ന്പോന്നു എന്നാൽ കുറച്ചു മാസങ്ങൾക്കു ശേഷം ബ്രിട്ടീഷ് അതിർത്തി ഒരു വിഭാഗം പാകിസ്താന് വിട്ട് കൊടുത്തു ഭടന്മാരെ തിരിച്ചയച്ചു Indian കരസേനയുടെ തല തലവൻമാരായി ബ്രിട്ടീഷുകാരായ general ഓഷിന് ലക് general ലോക്ക് ഹാർട്ട് general ബുച്ചർ എന്നിവർ യഥാക്രമം തുടരുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നപത്തൊമ്പതെ ജനുവരി പതിനഞ്ചിന് സർവ്വസൈന്യാധിപനായ ഇന്ത്യകാരനായ generalK. M കെരിയപ്പയെ നിയമിക്കുകയും അങ്ങനെ Indian കരസേനാ പരിപൂർണമായും ഭാരതീയമാവുകയും ചയ്തു ഇതിൻ്റെ ഓർമ്മയ്ക്കായി എല്ലാവർഷവും ജനുവരി പതിനഞ്ചു Indian കരസേനാ ദിനമായി ആചരിച്ചുവരുന്നു സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ

നിറവേറ്റുന്നതിനു വേണ്ടി കരസേനയെ പല ഘടകങ്ങൾയി തരാം തിരിച്ചു പ്രത്യേക പരിശീലനം നല്കിപ്പോരുന്നു കൂടാതെ പൊതുവായ പരിശീലനവും നൽകിവരുന്നു regular army പല വിഭാഗങ്ങളുണ്ട് armoured crop artillery കവചിത സേനയും പീരങ്കിപ്പടയുമാണ് ഈ വിഭാഗത്തിൽ വരുന്നത് കവചിത സേന tank ഉകൾ വൻതോതുകൾ കവചിതവാഹനങ്ങൾ ചെറിയ യന്ത്രതോക്കുകൾ എന്നിവ ഉപയോഗിച്ചു യുദ്ധമുന്നണിയിൽ ശത്രുനിരയെ നേരിടുകയാണ് ഈ വിഭാഗത്തിൻ്റെ പ്രധാന ജോലി അശ്വസേന ഘടകങ്ങളും ഈ വിഭാഗത്തിൽ ഉണ്ടായിരിക്കും പീരങ്കിപ്പട പീരങ്കികൾ heavy filled gun ഉകൾ morter ഉകൾ missile വിമാനവേദ തോക്കുകൾ rocket ഉകൾ എന്നിവ ഉപയോഗിച്ചു ശത്രുനിരകളെയും bunger ഉകളെയും തകർക്കു bomb ആക്രമണത്തിൽ ആകാശ യുദ്ധത്തിനുമായി എത്തുന്ന ശത്രുവിമാനങ്ങളെ വെടിവെച്ചു വീഴ്ത്തുക ശത്രുക്കളോടു യുദ്ധം ചെയ്യുന്ന കലാശപടകും കവചിത സേന വിഭാഗത്തിനും ശത്രുനിരയിലേക്ക് cell കൾ വർഷിച്ചു സഹായങ്ങളും ശൂരക്ഷിതത്വവും നൽകുക സർവോപരി ശത്രുക്കളുടെ മനോവീര്യം തകർക്കുന്നതിന് അവരുടെ സാങ്കേതികളിലേക് തുളച്ചുകേറി ശത്രു മുന്നണിയെ ഛിന്നഭിന്നമാക്ക തുടങ്ങുക നിർണായക ജോലികളാണ് പീരങ്കിപ്പട നിർവഹിക്കേണ്ടത് ശത്രുസാങ്കേതികളും ശത്രുക്കൾ ഉപയോഗിക്കുന് morter ഉകളും bomb കളും പീരങ്കികളും മുതലായവ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാനങ്ങൾ ആകാശ വഴിയും radar മുഖേനായും കണ്ടുപിടിക്കുന്നതിനുള്ള locketing battery യും air observation നും post കളും പീരങ്കിപ്പടക്കു കീഴിൽ ഉണ്ടായിരിക്കും artillery കീഴിൽ വിമാനങ്ങൾ പരത്തുന്നതും artillery officer മാർ തന്നെയാണ് artillery ഇൽ parachute ഭടന്മാർ പ്രവർത്തിക്കുന്നുണ്ട് ശത്രുസങ്കേതങ്ങൾക്കു അടുത്തോ അവയ്ക്കു പുറകിലോ യുദ്ധവിമാനങ്ങളിൽ ചെന്ന് parachute വഴി ഇറങ്ങി യുദ്ധം ചെയ്യുന്നതിനുള്ള ഒരു പ്രത്യേക ഘടകമാണിത് വിവിധ group കളായി തിരിച്ചിട്ടുണ്ട്അ സാമാന്യ ധീരതയും കർമ്മകുശലയും സാങ്കേതികജ്ഞാനവും ഈ വിഭാഗത്തിൽ ഉണ്ടായിരിക്കണം ഇതെല്ലാം ആർജ്ജിച്ചിട്ടുള്ള Indian army നിരവധി

യുദ്ധം ചെയ്യുന്നതിൽ ഒരു അടിസ്ഥാന ഘടകമാണ് കാലാൾപ്പട ശത്രുവിനോട് നേരിട്ടും യുദ്ധം ചെയ്യുക ശത്രുസേനകളെ തടവുകാരാകുക പിടിച്ചെടുത്ത സ്ഥലങ്ങൾ സംരക്ഷിക്കുക ശത്രു സാങ്കേതികളെ വളഞ്ഞു തകർക്കുക

ഈ വിഭാഗത്തിൽ പെട്ടവർ സാങ്കേതിക പരിശീലനം സിദ്ധിച്ചവർ ആയിരിക്കും യുദ്ധരംഗത്തു മുന്നണിയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണിത് പടനീക്കത്തിനുള്ള road കൾ bunger ഉകൾ പാലങ്ങൾ മുതലായവ നിർമ്മിക്കുക ശത്രുക്കൾ കുതിച്ചു കയറ്റാതെ തടയുന്നതിനും road കളും പാലങ്ങലും തകർക്കുകയും യുദ്ധഭൂമിയിലും രാജ്യാതിർത്തിയിലും മൈനുകൾ നിക്ഷേപിക്കുകയും ചെയ്യുക സ്വന്തം സേനാവിഭാഗത്തിൻ്റെ മുന്നേറ്റത്തിനു തടസ്സമുണ്ടാക്കുന്ന ശത്രുസങ്കേതങ്ങളിലെ മൈനുകൾ മൈനുകളും മറ്റും നീക്കം ചെയ്യുന്നതായി സുരക്ഷിതമാക്കു വൈധ്യുതീകരണം transport യന്ത്രസംബന്ധമായ ജോലികൾ തുടങ്ങിയ ഭദ്രമാകുക എന്നിങ്ങനെ അനവധി ജോലികൾ ഇവർ യുദ്ധകാലങ്ങളിൽ ചെയ്യേണ്ടതുണ്ട് കൂടാതെ യുദ്ധമില്ലാത്ത കാലങ്ങളിൽ പ്രത്യേക engineering പ്രവത്തനങ്ങൾ ഇവ നടത്തുന്നു military engineering ഇൽ പ്രത്യേക പരിശീലനം നേടിയവരാണ് ഈ ഘടകത്തെ നയിക്കുന്നത് crop of signals യുദ്ധമുന്നണിയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ് signals സേന വിഭാഗങ്ങളുടെ വാർത്താമാന വിനിമയ വിനിമയം കൈകാര്യം ചെയ്യുക എന്നതാണ് ഇവരുടെ കർത്തവ്യം wire less set കൾ teleprint ഉകൾ radio ഉപകരണങ്ങൾ തുടങ്ങിയ സങ്കീർണങ്ങളായ വാർത്ത വിനിമയ സാമഗ്രികൾ

യുദ്ധകാലത്തു സമാധാനകാലത്തും ഒരുപോലെ കാര്യക്ഷകമായി പ്രവർത്തിക്കേണ്ട ഒരു ഘടകമാണിത സൈന്യങ്ങൾക്കും വേണ്ട ഭക്ഷണം വാഹനങ്ങൾക്ക് ഇന്ധനം നിരവധി സാദങ്ങളുടെ വിതരണം ഈ വിഭാഗത്തിൻ്റെ ചുമതലയിൽ പെടുന്നു

AOC സായുധ സേനയുടെ നട്ടെല്ലാണെന്ന് പറയാം ഈ വിഭാഗത്തി പട്ടാളക്കാരും സാങ്കേതിക വിദഗ്ദ്ധന്മാരും civilian മാരും ഒത്തൊരുമിച്ചു പ്രവർത്തികുന്നു സൈനിക ഉപകാരങ്ങൾക്കായി ഒരുക്കലാണ് വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന

മറ്റു കേന്ദ്രങ്ങളിൽ നിന്നും പ്രത്യേക പരിശീലനം ലഭിച്ചവർ ആണ് ഈ വിഭാഗത്തിലുള്ളവർ സൈനിക ഘടകങ്ങളിലെ വിവിധതരത്തിലുള്ള സാങ്കേതിക ഉപകരണവാർത്താവിനിമയ യന്ത്രങ്ങൾ വൈദ്യുതി ഉപകരണങ്ങൾ വെടിക്കോപ്പുകൾ വാഹനങ്ങൾ തുടങ്ങിയവയുട സംഭരണ പരിശോധന സംരക്ഷണ മുതലായവ സാങ്കേതിക പ്രവർത്തനങ്ങളു പരിപാലങ്ങളുമാണ് ഈ വിഭാഗം കൈകാര്യം ചെയ്യുന്നത് അത്യന്താധുനികങ്ങളായ പടക്കോപ്പുകളും യന്ത്രങ്ങളും കൈകാര്യം ചെയ്യുന്ന പട്ടാളത്തിൽ സേന ഇതാണ് Indian armyIndian army എന്ന് പറയാനുള്ളത് ഇങ്ങനെയാണ് ഇന്ത്യയുടെ ഒരേയൊരു armyIndian army നന്ദി നമസ്‌കാരം ദ്ര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

കൂടെ കുറച്ചും കൂട ok ആ AlexSir ന്‍റെ ക്ലാസ്സ് ഇനിയും ഉണ്ടാവും AlexSir ന്‍റെ class ഇനിയും ഉണ്ടാവും എൻ്റെ മക്കളെ Alex സർ ദേ ഇങ്ങനെ നിങ്ങള്‍ക്കു വേണ്ടിട്ടു ദേ കട്ട waiting ആണ് AlexSir ഇങ്ങനെ എല്ലാത്തിനും മേലെ നല്ല busyman ആയതുകൊണ്ട് എൻ്റെ മക്കള്‍ക്ക് എപ്പോഴും വരാൻ പറ്റില്ലെന്ന് ഉള്ളു ഇനിയും ഉണ്ടാവും കേട്ടോ എന്‍റെ മക്കളുക്ക് classok അതുകൊണ്ടു ഒന്നും ആലോചിച്ചു എന്‍റെ മക്കള് വിഷമിക്കേണ്ട ആവശ്യം ഇല്ല ok പിന്നെ അതേപോലെ തന്നെ എന്താണ്, gradually ഈ നമ്മടെ cheap ആയിട്ട് ഉള്ള book ഒക്കെ ബാക്കി ഉള്ള പാവങ്ങള്‍ക്ക് ഒക്കെ ദേ അല്ലേ സാധാരണക്കാർ ആയ ആൾക്കാർക്കു ഓക്കേ ദേ വീണ്ടും വീണ്ടും എത്താൻ ആയിട്ട് തുടങ്ങി see അപ്പോ അങ്ങനെ

clear of print അല്ലേ ഈ printing ഇ printing തന്നെ അധികം നമ്മൾ വളര്‍ത്തിക്കൊണ്ടു വന്നു കഴിഞ്ഞാൽ ഇവൻ ഇച്ചിരി പ്രശ്നകാരൻ ആണ് എന്നു ഉള്ള തോന്നൽ നമ്മടെ ഇ അധികാരികൾക്ക് ഒക്കെ ഇണ്ടാവാൻ ആയിട്ട് തുടങ്ങി അത് എന്തുകൊണ്ടാ എന്തുകൊണ്ടാണ് ആദ്യം ഈ oral concern ഉണ്ടായിരുന്ന സമയത്തു ഇ religious ആയിട്ടുള്ള faith ഉം അല്ലേ religious ആയിട്ടുള്ള, ആ മതപരമായിട്ട് ഉള്ള വിശ്വാസങ്ങളും അതിന്‍റെ ആചാരങ്ങളും ഇതെല്ലാം എന്താണ് ഒരു തലമുറ നും മറ്റൊരു തലമുറയിലേക്ക് ഇങ്ങനെ pass ചെയ്തതു വരുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോ അതായത്

അതായത് അവര് എല്ലാവരും literate അല്ലാത്ത കാരണം എന്താണ് അവര്‍ക്ക് correct ആയിട്ട് നമ്മളെ book കൾ ഒന്നും അതായത് നമ്മള്‍ടെ ഈ Bible ഒക്കെ പോലെ ഉള്ള ആ spiritual ആയിട്ട് ഉള്ള book കള്‍ ഒന്നും വായിക്കാ നോ അവർക്കു മനസിലാക്കി എടുക്കാനോ ഒന്നും പറ്റിരുന്നില്ല പക്ഷേ നമ്മള്‍ടെ print culture വന്നതോട് കൂടിട്ട് എന്ത് ചെയ്തു? പലരും book വായിക്കാൻ തുടങ്ങി അല്ലേ വിവരം ഇല്ലാത്ത കുട്ടികൾക്കു വരെ വിവരം വെക്കാനായിട്ട് തുടങ്ങി അല്ലെ അപ്പൊ അവർ എന്ത് ചെയ്തു അവരുടെ സ്വന്തമായിട്ട് ഉള്ള രീതിയിൽ ആ book ഒക്കെ വായിച്ചിട്ട് അവർ സ്വന്തമായിട്ട് മനസിലാക്കി എടുക്കാനായിട്ട് അവര്‍ start ചെയ്തു മനസിലാക്കി എടുക്കാൻ start ചെയ്തപോൾ എന്തായി? അവർ അവരുടെ views അതെ തന്നെ അവർ അവരുടേതായ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി അല്ലെ അതുവരെ മിണ്ടാണ്ട് ഇരുന്ന നമ്മടെ കുട്ടികൾ എന്താണ് ആ അതുവരെ മിണ്ടാണ്ട് ഇരുന്ന നമ്മടെ കുട്ടികൾ അവർ ആ miss, notes അല്ലെ ദേ നമ്മേടെ താഴെ description link ഉണ്ടാവും ട്ടാ ആ link ൽ click ചെയ്തു കഴിഞ്ഞാൽ എന്‍റെ മക്കൾക്കു note കിട്ടും ok അപ്പൊ ദേ views ഉം അതേപോലെ തന്നേ അവർ എന്ത്‌ചെയ്തു അവർ ദേ നമ്മടെ ആ പലതരത്തില്‍ ഉള്ള അവരുടെ അഭിപ്രായങ്ങൾ ഓക്കേ തുറന്നു പറഞ്ഞിട്ട് അവർ മറ്റുള്ളവർക്കു ഒക്കെ പറഞ്ഞു കൊടുക്കാൻ ആയിട്ട് തുടങ്ങി അല്ലെ പഴയ, അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഒരു norms ഉം അല്ലെ അതുവരെ അവര് ആചരിച്ചു വന്നിരുന്ന കാര്യങ്ങളും എല്ലാം അവർ ദേ ചോദ്യം ചെയ്യാൻ ആയിട്ട് start ചോദ്യം ചെയ്യാൻ ആയിട്ട് start ചെയ്തപ്പോൾ ആ എല്ലാർക്കും, അധികാരികൾക് ഓക്കേ ഭയങ്കര പേടി ആയി തുടങ്ങി അല്ലെ അവര്‍ക്ക് പേടി ആയി തുടങ്ങി അപ്പോൾ എന്താണ് അങ്ങനത്തെ നമ്മടെ ideas മാത്രം നമ്മടെ എന്താണ് ഇങ്ങനെ ഇങ്ങനെ പരത്താൻ ആയിട്ട് ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ ഈ പഴയ ആ ഗ്രന്ഥങ്ങള്‍ക്കൊക്കെ അതിൻ്റെ value നഷ്ടപ്പെട്ടു അതിനു ആ ഒരു ആ ഒരു അറിയാമോ value അതിനു ഇപ്പൊ ഓരോന്നിനും ഒരു വിലമതിക്കാൻ ആവാത്ത ഒരു മൂല്യം ഉണ്ടെന്നു പറയില്ലേ ആ മൂല്യം നഷ്ടപ്പെടും എന്നൊക്കെ അവർക്ക് പേടി ആയി തുടങ്ങി അപ്പോ അങ്ങനെ ഈ ആൾകാർ ഒക്കെ ഭയങ്കര ഈ എന്താ പറയാ മതത്തിനു ഒക്കെ against ആയിട്ട് ഭയങ്കര വിപ്ലവകരമായിട്ടുള്ള ചിന്തകൾ ആയിട്ട് ആൾകാർ മാറി തുടങ്ങും എന്ന് ഒക്കെ ഉള്ള പേടി ഒക്കെ വന്നു തുടങ്ങി ok അപ്പോൾ അതുകാരണം അവർ ഇ പല പല ആൾക്കാർക്കും ഇ printing നു against ആയിട്ട് കുറച്ചു restricition ഒക്കെ വരുത്തണം എന്ന് ഒക്കെ പറഞ്ഞിട്ട് പലരും കുറേ ബഹളം ഒക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി.

ഓഹ് ഒരു നവോഥാന നായകൻ ആണ് ആര് നമ്മടെ Martin Luther എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം, അദ്ദേഹം നമ്മടെ ഇ Romen catholic church ൽ ഉണ്ടായിരുന്ന കുറേ അനാവശ്യമായിട്ടുള്ള ഉള്ള കുറേ practices ഓക്കേ എതിരെ അല്ലേ നല്ലത് അല്ലാത്ത രീതിയിൽ ഉള്ള കുറെ practices നൊക്കെ എതിരേ അദ്ദേഹം എന്ത് ചെയ്‌തിട്ടുണ്ട്? ഒരു ninety fiveThesis അദ്ദേഹം എഴുതിയിട്ട് ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഇവിടെ എന്താ ചെയ്യാ എന്ന്വച്ചാല് ആഹ് Age of industrialization നിങ്ങൾക്കു എടുത്തു തരും മക്കളെ എന്ന് ആയാലും എടുത്തു തരും കേട്ടോ നിങ്ങൾ ആരും വിഷമിക്കേണ്ട എന്നാലും doubt ചോദിക്കാൻ miss കണ്ടില്ല ബാക്കി, ബാക്കി വായിച്ചില്ല ok അപ്പോൾ ദേ നോക്കികഴിഞ്ഞാല്‍ എന്താണ്? ആ നമ്മുടെ Roman Catholic Church ന്‍റെ കുറച്ചു അതിൻ്റെ against ആയിട്ട് ഉള്ള കാര്യങ്ങൾക്കു ഒക്കെ എന്ത്‌ചെയ്തു നമ്മടെ ninety fiveThesis അദ്ദേഹം എഴുതിട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു

ആ work ഒക്കെ post ചെയ്യും അല്ലെ അപ്പോഴാണ് നമ്മുടെ നാട്ടുകാരൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി അത് notice ചെയ്യാൻ തുടങ്ങി അങ്ങനെ MartinLuther ന്‍റെ ആ ഒരു work നല്ലോണം അങ്ങട് കാട്ടുതീ പോലെ ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ പരക്കാൻ ആയിട്ട് തുടങ്ങി അല്ലേ ഏകദേശം five thousandcopies ഒക്കെ എന്താണ്

നമ്മള്‍ടെ church ലത്തെ ആൾക്കാര്‍ക്കൊക്കെ പേടി ആയി തുടങ്ങി കാരണം church ലത്തെ ആ ആൾകാർ എന്ത് ചെയ്തു ആ ഒരു protection reformation അതു important ണ് കേട്ടോ protection reformation അതിനു against ആയിട്ടു church നടക്കുന്ന ഈ കാര്യങ്ങള്‍ക്ക് against ആയിട്ട് അവരു വരാൻ ആയിട്ട് തുടങ്ങി അല്ലെ അവരു ചോദ്യം ചെയ്യൻ ആയിട്ട് start ചെയ്തു തുടങ്ങി അങ്ങനെ protection reformation അവിടെ ഉണ്ടാവാൻ ആയിട്ട് കാരണം ആയി തുടങ്ങി അങ്ങനെ നമ്മടെ മാർട്ടിൻ ലൂഥർ കിംഗ് പറഞ്ഞത് എന്താണ് നമ്മടെ print എന്ന് പറയുന്നത് ultimate

ok അപ്പോൾ എന്താണ് അപ്പോൾ ഇദ്ദേഹത്തിനെ കുറിച്ചിട്ട് ചോദികൂട്ടോ, പിന്നേ അതേപോലെതന്നെ വരുന്നത് ആണ് എന്ത്? നമ്മുടെ ഈ print ഒക്കെ easy ആയിട്ടുള്ള availability ഒക്കെ വന്നതോട് കൂടിയിട്ട് ആള്‍ക്കാരുടെ ചിന്തകളും അവരുടെ toughts ഒക്കെ മാറാൻ ആയിട്ട് തുടങ്ങി അല്ലേ അവരു നന്നായിട്ട് വായിക്കാനൊക്കെ തൊടങ്ങി. നമ്മുടെ religious text അതേ പോലെ തന്നെ അവരുടെ ആ ഒരു അതിൻ്റെ കാര്യങ്ങൾ ഒക്കെ അത് ഒക്കെ വായിച്ചിട്ട് അവർ അത്യാവശ്യം അത്തിന്‍റെ അര്‍ത്ഥങ്ങളൊക്കെ അവരുടെതയ രീതിയിലൊക്കെ മനസിലാക്കിയെടുക്കാൻ തുടങ്ങി

അദ്ദേഹം നന്നായിട്ട് വായിക്കാനൊക്കെ തുടങ്ങി അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്‍റെ രീതിയിൽ ഉള്ള നമ്മടെ God നെ കുറിച്ചിട്ടും അദ്ദേഹം നമ്മടെ Priest നെ കുറിച്ചിട്ടുമൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു നമ്മടെ അദ്ദേഹത്തിന്‍റെ രീതിയിൽ ഉള്ള interpretation ഒക്കെ ആ doubt

ok അപ്പോൾ church അങ്ങനെ accept ചെയ്യാൻ പറ്റാതെ കുറേ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞപോൾ church നു തീരേ ഇഷ്ട്ടപെട്ടില്ലലോ church നു തീരേ ഇഷ്ട്ടപെട്ടിലാ അപ്പോൾ അദ്ദേഹത്തിനെ രണ്ടു വട്ടം നമ്മൾ public നു മുന്നില്‍ വെച്ചിട്ട് nice ആയിട്ട് അപമാനിച്ചു വിട്ടു എന്നിട്ട് ഒന്നും അദ്ദേഹം നിർത്താണ്ട് ആയപ്പോൾ എന്ത് സംഭവിച്ചു? അദ്ദേഹം നിര്‍ത്താണ്ട് ആയപ്പോള്‍ last അദ്ദേഹത്തിനെ execute ചെയ്തു അല്ലേ വധിച്ചു. അപ്പോൾ അവർ എന്താ ചെയ്തേ എന്ന് വെച്ചാ, അങ്ങനെ വധിച്ചേ എന്ന് വെച്ചാൽ ആൾക്കാർക്കു ഒരു മാതൃക കാട്ടികൊടുക്കലാ ഇനി ഇങ്ങനെ ചോദ്യം ചെയ്യാണെങ്കിൽ ആ ഇനി ചോദ്യം ചെയ്യണ ആൾക്കാരുടെ അവസ്ഥ ദേ ഇതേപോലെ ആയിരിക്കും എന്ന് ഒക്കെ പറഞ്ഞിട്ട് ഇയാളെ വധിച്ചിട്ട് ആൾക്കാർക്ക് ഒരു മാതൃക ആണ് അവിടെ കാണിച്ചു കൊടുത്തേ അല്ലേ ഇനി ഇങ്ങനെ ചോദ്യം ചെയ്യാൻ വര്വാണെങ്കിൽ ഇതായിരിയ്‌ക്കും ഇതേപോലെ ആയിരിക്കും അവരുടെ അവസ്ഥ എന്നുള്ളതാണ് അവർ പറഞ്ഞത്. ആ മുതലേ നമ്മടെ church എന്തു ചെയ്യാൻ തുടങ്ങി ആ church ന്‍റെ image ഒക്കെ പോയ് തുടങ്ങിയിലെ അപ്പോൾ ആ image ഒക്കെ ഒന്ന് ready ആക്കി എടുക്കാൻ വേണ്ടിട്ട് അവർ എന്ത് ചെയ്തു കുറേ കുറേ എന്താണ് ആള്‍ക്കാരെ criticism ഉം ആൾക്കാരുടെ face ഒക്കെ വീണ്ടും ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിട്ട് അവർ വീണ്ടും കുറെ book കളും ഇതൊക്കെ അടിച്ചു ഇറക്കാനായിട്ട് ഒക്കെ തുടങ്ങി ok അപ്പോൾ ഇത്ര ഒക്കെ ആയിരിക്കും print ഉം നെ ക്കുറിച്ചും വരുന്നത് അപ്പോൾ ഈ ബാക്കി വരുന്ന question എങ്ങനെ ആയിരിക്കും വര്യാ ന്ന് വെച്ചാൽ many people against printed matter availability hierarchy അപ്പോൾ എന്താണ് നമ്മടെ ഇ ഒരു എന്തുകൊണ്ടാണ് നമ്മുടെ ഈ printed matter ന് against ആയിട്ട് അല്ലേ ഈ നമ്മള്‍ടെ കുറേ large scale ഇങ്ങനെ വരുന്നത് കൊണ്ട് എന്താണ് ഈ പ്രശ്നം എന്നുള്ളത് ആണ് പറയുന്നത് എന്ന് ചോദിക്കും അല്ലേ? എന്ത്‌ കൊണ്ടാണ് അവർ ഇങ്ങനെ against ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതിനു കാരണം എന്താന്ന് ഉള്ളത് ചോദിക്കും പിന്നേ അതുപോലെ തന്നെ what is theprotection reformationprotection reformation കാരണം എന്താണ് എന്ന് ഉള്ളത്ചോദിക്കും ok അത് നമ്മൾ നേരത്തെ കണ്ടതല്ലേ നമ്മടെ Martinlutherking അത് പറയ്യ then അത് കഴിഞ്ഞിട്ട് what prompted roman catholic church to control the printed matter in the market എന്ത് കൊണ്ടാണ് printed matter control ചെയ്യാൻ ആയിട്ട് തീരുമാനിച്ചേന്ന് പറയ്യാ അതിൽ ഒക്കെ എന്താണ്, ദേ ഇതാണ് എഴുതേണ്ടേ കേട്ടോ printed matter നെ control ചെയ്യാൻ ആയിട്ട് തീരുമാനിച്ച കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ദേ ഇതാണ് എഴുതേണ്ടേ ok ഇത്രയ്ക്കു ആണ് ആ ഭാഗം നമുക്ക് പഠിക്കേണ്ടത് ok അത് കഴിഞ്ഞാൽ ദേ അടുത്ത തവണ reading mania, reading mania യിൽ നമുക്ക് പഠിക്കാൻ ഉള്ളത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മടെ സാധാരണകാർക്ക്, അല്ലേ പാവപ്പെട്ടവർക്ക് എല്ലാർക്കും ദേ നല്ല cheap ആയിട്ടു നല്ല വില കുറവില് നമ്മടെ book കൾ ഒക്കെ കിട്ടാൻ പറ്റുന്ന അപ്പോൾ book കൾ ഒക്കെ കിട്ടാൻ തുടങ്ങിയത് ആണ് അപ്പോൾ നമ്മൾ എന്താണ് നമ്മടെ cheap ആയിട്ട് വില കുറവിൽ നമ്മടെ book കൾ ഒക്കെ കിട്ടാൻ തുടങ്ങി അപ്പോൾ അത് എങ്ങനെ ആണന്നു വെച്ച് കഴിഞ്ഞാൽ reading maniaeighteenth and nineteenth century യിൽ നമ്മടെ Europe ൽ അവരുടെ litery അല്ലെ നമ്മൾ പഠിച്ചിട്ട് ഉള്ള ആൾക്കാരുടെ എണ്ണം നല്ലോണം കൂടുതൽ ആവാൻ ആയിട്ട് തുടങ്ങി അപ്പോൾ അങ്ങനെ നമ്മടെ പഠിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതൽ ആയിട്ടു തുടങ്ങിയതോടു കൂടി നമ്മള്‍ടെ publications വരുടെ litery അല്ലെ നമ്മൾ പഠിച്ചിട്ട് ഉള്ള ആള്‍ക്കാര്‍ടെ എണ്ണം നല്ലോണം കൂടുതൽ ആവാൻ ആയിട്ട് തുടങ്ങി book ന്‍റെ publications നല്ലോണം കൂടുതൽ ആയിട്ട് തുടങ്ങി ഇങ്ങനെ കൂടുതൽ ആൾകാർ literate നല്ല വിവരം ഉള്ള ആൾക്കാര് ആയിട്ട് തുടങ്ങിയതോടു കൂടിട്ട് എന്ത് ചെയ്തു നമ്മടെ ആ ഒരു വായന ശീലം നല്ലോണം കൂടി, അതേപോലെ തന്നെ പലതരത്തിൽ ഉള്ള ഒരു varieties of printed matter ന്‍റെ ആവശ്യങ്ങൾക്കു പലതരത്തില്‍ ഉള്ള printer matter ന്‍റെ ആവശ്യങ്ങള്‍ need അവിടെ നല്ലോണം വർദ്ധിക്കാൻ ആയിട്ട് തുടങ്ങി ok അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ books ഒക്കെ books ഒക്കെ sell ചെയ്യാനായിട്ട് അല്ലെ bookssell ചെയ്യാനായിട്ട് നമ്മൾ ഓരോരോ ഓരോരോ corner റും ഓരോരോ ഓരോരോ corner ലും വരെ ഓരോരോ മുക്കിലും മൂലയിലും എന്ന് ഒക്കെ പറയില്ലേ അങ്ങനെ ഓരോ മുക്കിലും മൂലയിലും എന്താണ് നമ്മടെ ഇ ഒരു ആള്‍ക്കാര്‍ എന്ത് ചെയ്തു? കുഞ്ഞു കുഞ്ഞു book കളൊക്കെ ഇങ്ങനെ, നല്ല വില കുറവില്‍ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു book കളൊക്കെ ഇങ്ങനെ വില്‍ക്കാനായിട്ട് തുടങ്ങി, ആ അങ്ങനെ അതിനെയാണ് നമ്മള്‍ chapman എന്നൊക്കെ പറയും, ഇങ്ങനെ pettypadlers എന്നൊക്കെ പറയും. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലേ ഈ അഞ്ച് രൂപക്ക് ഒക്കെ സാധനകൾ വിൽക്കുന്ന ആൾക്കാർ അല്ലേ അഞ്ചുരൂപയ്ക്ക് ഒക്കെ സാധനങ്ങള്‍? ok എന്താണ് മക്കളെ last questionanswer എന്താണെന്നോ ഏതായിരുന്നു? Miss നേരത്തെ കണ്ടതുതന്നെയാണോ? ഏതാണ് ഈ question അല്ലെ

അപ്പോ എന്താണ് Miss പറഞ്ഞത് അങ്ങനെ നമ്മൾ ഈ അഞ്ചുരൂപ കാരെ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മള്‍ Roman catholic church കാര്‍ക്ക് അവര്‍ക്ക് against ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി അല്ലേ അപ്പോ ഇതാണ് അവിടെ answer എഴുതേണ്ടത് കേട്ടോ.

നമ്മുടെ ഈ പഴയ കാലത്ത് ഇതേപോലിങ്ങനെ book കൾ ഒക്കെ വിൽക്കാൻ ആയിട്ട് ഇതേപോലെ ഇങ്ങനെ ആള്‍ക്കാര്‍ വന്നിരുന്നു അപ്പോ അതിനെ ആണ് petti padlers എന്ന് പറയും അവർ എന്ത് ചെയ്യും നമ്മടെ penny top uppenny എന്ന് വെച്ചാൽ വളരെ നമ്മൾ ഇപ്പൊ ഒരു രൂപയ്ക്ക് ഉള്ള book എന്ന് ഒക്കെ പറയില്ലേ അതേപോലത്തെ അവരുടെ ഏറ്റവും വിലക്കുറവാണ് നമ്മടെ penny എന്ന് പറയുന്നത് ആ ഒരു മൂല്യത്തിനെയാണ് penny എന്ന് പറയണത്. അപ്പോ അങ്ങനെ penny chap books അവർ എന്ത് ചെയ്യും നമ്മടെ സാധാരണക്കാര്‍ക്ക് നമ്മൾ അവർ ഇങ്ങനെ കൊടുക്കും അല്ലെ അവർ സാധാരണക്കാർക്ക് കൊടുത്തിരുന്നു. ഇന്ന് അതേപോലെ തന്നെ അവർക്കു ഈ France ല് ഒരു BiblioBibliotheque Bleue എന്നു പറയുന്ന വളരെ cheap ആയിട്ട് ഉള്ള, വളരെ വിലകുറവ് ഉള്ള paper ൽ അല്ലെങ്കില്‍ വളരെ വിലകുറവുള്ള അല്ലേൽ വളരെ law quality ആയിട്ടുള്ള paper ല്‍

അവർക്ക് ഇങ്ങനെ നമ്മുടെ scientist ന്‍റെ theories ഉം അതെ പോലെ തന്നെ philosophies ഉം ഇതൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ scientistthoeries ഒക്കെ വരുമ്പോൾ ആ നേരത്ത് നടന്നു കൊണ്ടിരിക്കുന്ന ongoing ആയിട്ട് ഉള്ള research നെ കുറിച്ചിട്ടു ഒക്കെ അവർക്കു അറിയാൻ പറ്റും അതേപോലെ തന്നെ philosophers കുറിച്ച് പറയുമ്പോൾ philosophers അല്ലേ ആൾക്കാരെ നന്നായിട്ട് influence ചെയ്യാൻ സാധിക്കുന്ന ആള്‍ക്കാര്‍ ആണല്ലോ അപ്പോൾ ആ influence ചെയ്യാൻ കഴിയുന്ന ആൾക്കാരെ കുറിച്ച് അല്ലെ നമ്മളെ ഈ നമ്മടെ ആരൊക്കെ ആണ് ദേ waltair അതേപോലെ തന്നെ Thomaspaine നമ്മടെ jeenJacquisrusso അങ്ങനത്തെ ഉള്ള നമ്മളെ philosophers ക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർക്കു readers നെ influence ചെയ്യാനായിട്ട് സാധിക്കും ok influence ചെയ്യാൻ ആയിട്ട് സാധിക്കും ok അപ്പോ അത്രക്ക് ആണ് നമ്മളെ പാവപെട്ട ആള്‍ക്കാര്‍ക്ക് വരുന്നേ അപ്പോൾ അവിടെ നമുക്ക് വരുന്ന വേറെ ഒരു dialogue ഉണ്ട് ആ dialogue വളരെ important ആണ് a tremlbe therefore tyrents of the world അത് എന്താണ് അതായത് നമ്മടെ writers നെ നന്നായിട്ട് നമ്മൾ tyrants എന്ന് പറയുന്നത് ശേഷാധിപതികൾ അല്ലേ അപ്പോൾ അവര് നമ്മടെ writers നെ നന്നായിട്ട് പേടിക്കണം എന്ന് ഉള്ളതാണ് പറയുന്നത് ok അവർ വിറക്കണം നമ്മുടെ writers നു മുന്നിൽ വിറക്കണം എന്നുള്ളതാണ് പറയുന്നത് ആരാണ് പറയുന്നത് എന്ന്വച്ചാല്‍ നമ്മുടെ Frenchnovelist ആയിട്ട് ഉള്ള നമ്മുടെ Louissebastienmercier ആണ് ആ ഒരു dialogue പറഞ്ഞത് ഇത് വളരെ important അണുട്ടോ ഈ ഒരു dialogue മാത്രം ആയിട്ട് ചോദിക്കും ഇത് വളരെ important ആണ് ok അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ദേ നമ്മുടെ Louissebastienmercier ആണ്

ഒരു ഒരു വെളിപാട് ഉണ്ടാവും അല്ലെ ഒരു തിരിച്ചറിവ് ഉണ്ടാവും അവരുടെ എന്താണ് നമ്മടെ ഈ autocratic എതിരെ സ്വേച്ഛാധിപത്യത്തിനെതിരെ ആ ഒരു അനീതികൾക്ക് എതിരെ ചോദ്യം ചെയ്യാൻ ഉള്ള ഒരു തിരിച്ചറിവ് ഇങ്ങനെ വായന ശീലത്തിലൂടെ വരുംന്നാണ് അദ്ദേഹം പറഞ്ഞത് ok അപ്പോൾ Mercier books ഒക്കെ പറയുന്നത് അദ്ധേഹത്തിന്‍റെ ആ readers നെ ഒക്കെ നന്നായിട്ടു അതിനെ influence ചെയ്തിരുന്നു അപ്പോ അദ്ദേഹത്തിന്‍റെ statemtn ആണ് എന്ത് tremlbe therefore tyrents of the world എന്ന് പറയുന്നത്. അതായത് tremble before the writer അല്ലേ അതായത് ഈ ഒരു writer ന്‍റെ മുന്നില്‍ നിങ്ങള്‍ ആ എന്ത് ചെയ്യണം വിറക്കണം എന്നതാനുള്ളത് സ്വേച്ഛാധിപതികള്‍ നമ്മടെ സ്വേച്ഛാധിപതികള്‍ ആ നന്നായിട്ട് വിറക്കണം അല്ലെ monopoly ഇനി ഒന്നും നടക്കൂല മക്കളേ എന്നാണ് നമ്മോടു അദ്ദേഹം പറയണത് okyesok അപ്പോ അത്രയാണ് ഇനി നമ്മൾ ഈ പറയുന്നത് then കഴിഞ്ഞാൽ അടുത്തതാണ് ദേ അടുത്ത important ആയിട്ട് ഉള്ള കാര്യം ആണ് നമ്മുടെ print culture and the

മൂന്ന് arguments എന്താണ് batch ൽ എങ്ങനെ ആണ് join ചെയ്യാന്നുള്ളതോ? അത്, Miss പറഞ്ഞു തരാം കേട്ടോ നമ്മടെ Miss നേരത്തെ ഒരു നമ്പർ പേരിനു തന്നൂല്ലോ seven five nine two zero two zero seven five nine two zero nine two zero two one എന്നുള്ള നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ദേ പാവം ചേച്ചിമാർ ഉണ്ട് ആ ചേച്ചിമാർ എല്ലാ details ഉം പറഞ്ഞു തരും ok അപ്പോൾ അതിൽ വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് എല്ലാ details ഉം കിട്ടും അപ്പോൾ ദേ നിങ്ങള്‍ക്ക് പറഞ്ഞുല്ലോ six thousand എന്ന് ഉള്ളത് four thousand അക്കിട്ടുണ്ട് fees കുറച്ചു തന്നിട്ട്ണ്ട് എല്ലാർക്കും പഠിക്കാൻ വേണ്ടീട്ടാണ് ട്ടോ ok okyes അപ്പോൾ ദേ നോക്കി കഴിഞ്ഞാൽ Sanskrit ന്‍റെ class ഒക്കെ എൻ്റെ മക്കൾക്ക് കിട്ടും കേട്ടോ അത് ഒക്കെ തെരും കുറച്ചു arguments പറയുണ്ട് French revolution നും നമ്മടെ print culture ഉം ആയിട്ട് ബന്ധം ഉണ്ടെന്നുപറഞ്ഞിട്ടൂള്ള കുറച്ചു arguments പറയാൻ ഉണ്ട് അതിൽ ഒന്നാമത്തെ arguments ആണ് ദേ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ എന്താന്ന് വെച്ചാല് അവര് പറയുന്നതെന്താന്നു വച്ചാല് main revolution ideas print വഴിയായിട്ട് ആണ് നമ്മടെ നമ്മടെ ഈ ഒരു വിപ്ലകരമായിട്ട് ഉള്ള ചിന്തകൾ ഓക്കേ print വഴിയായിട്ട് ആണ് spread ചെയ്തു പോയത് എന്ന് ആണ് പറയണത് ok അപ്പോൾ അതിനെ പറയുന്നത് എന്താന്ന് വെച്ചാല് ഈ നമ്മടെ ഈ Government ന്‍റെ ആ ഒരു traditions നെ ഒക്കെ

ആ ഒരു നമ്മുടെ പഴയ കാലം ഉണ്ടായിരുന്ന പഴയ കാലങ്ങളായിട്ട് ഇവിടെ പരമ്പരാഗതമായിട്ട് ഉണ്ടായിരുന്ന old beliefs നേ ഒക്കെ question ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മടെ അന്ധവിശ്വാസങ്ങള്‍ superstitious ഒക്കെ question ചെയ്‌തിട്ടിട്ടുണ്ട് അതെ പോലെ തന്നെ എന്താണ് ആ നമ്മടെ